ലിബ്രെഓഫീസ് കാൽക്കിലെ വർക്കിംഗ് വിത്ത് ഡേറ്റ എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലേക്കു സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഫിൽ ടൂൾസും സെലക്ഷൻ ലിസ്റ്റ്സും ഉപയോഗിച്ചുള്ള സ്പീഡ് അപ് ചെയ്യൽ ഷീറ്റുകൾ തമ്മിലുള്ള കണ്ടൻറ് ഷെയറിംഗ് ഡേറ്റ നീക്കം ചെയ്യുന്നത്ഡേറ്റ മാറ്റി വയ്ക്കുന്നത് ഡേറ്റയുടെ ഒരു ഭാഗം മാറ്റൽ
ഇതിനായി ഉബണ്ടു ലിനക്സ് 1004ഉം ലിബ്രെഓഫീസ് സ്യൂട്ട് വേർഷൻ 334ഉം ഉപയോഗിക്കുന്നു
ഒരു സ്പ്രെഡ് ഷീറ്റിലേക്കുള്ള ഡേറ്റ എൻററിംഗ് വളരെ ലേബർ ഇൻറൻസീവ് ആയേക്കാം എന്നാൽ ഇത് താരതമ്യേന എളുപ്പമുള്ളതാകുവാൻ കാൽക് പല ടൂൾസും നൽകുന്നു
ഏറ്റവും മികച്ച രീതി ഒരു മൌസ് ഉപയോഗിച്ച് ഒരു സെല്ലിൽ നിന്നും മറ്റൊന്നിലേക്ക് കണ്ടൻറ്സ് ഡ്രാഗും ഡ്രോപ്പും ചെയ്യുന്നതാണ്
കാൽകിൽ ഓട്ടോമാറ്റിക് ഇൻപുട്ടിനായി പ്രത്യേകിച്ചും ആവർത്തിച്ചു വരുന്ന മെറ്റീരിയലിനായി മറ്റ് പല ടൂളുകളും ഉണ്ട്
അത്തരം ടൂൾസ് ആണ് ഫിൽ ടൂൾ സെലക്ഷൻ ലിസ്റ്റ്സ്
ഇവക്ക് ഒരു ഡോക്കുമെൻറിലെ മൾട്ടിപ്പിൾ ഷീറ്റ്സിലേക്ക് വിവരങ്ങൾ ഇടുവാൻ കഴിയും
അവയോരോന്നും ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ പഠിക്കും
നമുക്ക് നമ്മുടെ personal finance trackerഓഡ്സ് ഫയൽ തുറക്കാം
ഷീറ്റിലെ കണ്ടൻറ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് ഉപകാരപ്രദമായ രീതിയാണ് ഫിൽ ടൂൾ
personal finance trackerഓഡ്സ് ഫയലിൽ കോസ്റ്റ് എന്ന ഹെഡിംഗിനു കീഴിലുള്ള ഡേറ്റ അടുത്തുള്ള സെൽസിലേക്ക് കോപ്പി ചെയ്യണമെന്ന് കരുതുക
അതിനായി ആദ്യം 6000 എന്ന എൻട്രി ഉള്ള സെല്ലിൽ ക്ലിക് ചെയ്ത് കോപ്പി ചെയ്യേണ്ട ഡേറ്റ സെലക്ട് ചെയ്യുക
എന്നിട്ട് ഇടത് മൌസ് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് കോസ്റ്റ് എൻട്രി 2000 ഉള്ള സെല്ലിൻറെ അവസാനം വരെ മൌസ് ഡ്രാഗ് ചെയ്യുക
കൂടാതെ നമുക്ക് ഡേറ്റ കോപ്പി ചെയ്യേണ്ട സ്ഥലത്തെ സെൽസ് സെലക്ട് ചെയ്യുക
ഇനി ഇടത് മൌസ് ബട്ടൺ വിടുക
മെനു ബാറിലെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
പിന്നീട് ഫിൽ ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
പോപ് അപ് മെനുവിൽ റൈറ്റ് ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
കോസ്റ്റ് എന്ന ഹെഡിംഗിനു കീഴിലുള്ള ഡേറ്റ അടുത്തുള്ള സെൽസിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം
നമുക്ക് ഈ മാറ്റങ്ങൾ അണ്ഡുെ ചെയ്യാം
ഫിൽ ടൂളിൻറെ സങ്കീർണ്ണമായ ഒരു ഉപയോഗം അത് ഷീറ്റ്സിലെ ചില സീരീസ് ഡേറ്റയായി ഫിൽ ചെയ്യുവാൻ ഉപയോഗിക്കാം എന്നതാണ്
കാൽക് ഒരു വർഷത്തിലെ ദിവസങ്ങളുടേയും ആഴ്ചകളുടേയും പൂർണ്ണവും ചുരുക്കത്തിലുള്ളതുമായ ഡിഫാൾട്ട് ലിസ്റ്റ്സ് നൽകുന്നു
അത് യൂസർക്ക് അയാളുടെ സ്വന്തം ലിസ്റ്റ്സ് ഉണ്ടാക്കുന്നതിനുള്ള അവസരവും നല്കുന്നു
ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷീറ്റിൽ ഡെയ്സ് എന്ന ഹെഡിംഗ് കൂടി ചേർക്കാം
ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയി ആഴ്ചയിലെ ഏഴു ദിവസങ്ങളും ഡിസ്പ്ലേ ചെയ്യിക്കും
ഡെയ്സ് എന്ന ഹെഡിംഗിന് കീഴിലുള്ള ആദ്യ ഏഴു സെൽസ് സെലക്ട് ചെയ്യുക
ഇനി മെനു ബാറിലെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക് ചെയ്ത് ഫിൽ ഓപ്ഷനിലേക്ക് പോകുക
മെനുവിലെ സീരീസ് ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
ഫിൽ സീരീസ് എന്ന ഹെഡിംഗോട് കൂടിയ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം
ഇപ്പോൾ സീരീസ് ടൈപ് എന്ന ഹെഡിംഗിന് താഴെ ഓട്ടോഫിൽ ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
സ്റ്റാർട്ട് വാല്യു ഫീൽഡിൽ ആഴ്ചയുടെ ആദ്യ ദിവസം സൺഡേ ടൈപ് ചെയ്യുന്നു
ഇക്രിമെൻറ് 1 ആയി സെറ്റ് ചെയ്തിട്ടുണ്ട്
ഇനി ഒക് ബട്ടണിൽ ക്ലിക് ചെയ്യുക
സെൽസിൽ ഡേയ്സ് ഓട്ടോമാറ്റിക് ആയി എൻറർ ചെയ്യപ്പെട്ടതായി നിങ്ങൾ കാണുന്നു
കാൽക്കിൽ വീക്ക് ഡേയ്സ് മന്ത് അല്ലെങ്കിൽ ഇയർ എന്നിവ നേരത്തേ നിർവചിച്ചിട്ടുണ്ട്
അതിനാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അവ എൻറർ ചെയ്യുവാനാകും
തുടർച്ചയായ ഡേറ്റ ഓട്ടോ ഫില്ലിംഗ് നടത്തുന്നതിനുള്ള മറ്റൊരു രീതി ഇതാണ്
ഒരു സെല്ലിൽ സൺഡേ എന്ന് ടൈപ് ചെയ്ത് എൻറർ അമർത്തുക
ഇത് കോളത്തിലെ അടുത്ത സെല്ലിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യും
സൺഡേ എന്ന് ടൈപ് ചെയ്ത സെല്ലിലേക്ക് മടങ്ങുക
ഇപ്പോൾ നിങ്ങൾക്ക് സെല്ലിന് താഴെ കറുപ്പ് ബോക്സ് കാണാം
മൌസ് ഉപയോഗിച്ച് ഈ ബോക്സിൽ ക്ലിക് ചെയ്യുക
വലതു വശത്തെ ഡിസ്പ്ലേ ബോക്സിൽ നിങ്ങൾ സാറ്റർഡേ കാണുന്നത് വരെ താഴേക്കു ഡ്രാഗ് ചെയ്യുക
മൌസ് ബട്ടൺ വിടുക
വീക്ക് ഡെയ്സ് കൊണ്ട് സ്വയം സെൽസ് ഫിൽ ആകുന്നു
തുടർച്ചയായ എല്ലാ ഡേറ്റക്കും ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്
നമുക്കത് ആൺഡു ചെയ്യാം
നിങ്ങൾക്ക് സ്റ്റാർട്ട് എൻഡ് എന്നിവയും ഇക്രിമെൻറ് വാല്യൂസും എൻറർ ചെയ്ത് നമ്പേഴ്സിനായി ഒരു വൺ ടൈം ഫിൽ സീരീസ് ഉണ്ടാക്കാവുന്നതാണ്
ഇത് കാണിക്കുന്നതിനായി ആദ്യം നമ്മൾ മുൻപ് സെൽസ് അ1 മുതൽ അ7 വരെ സെൻറർ ചെയ്ത സീരിയൽ നാമ്പേർസ് ഡിലീറ്റ് ചെയ്യുന്നു
നമ്പേർസ് ഡിലീറ്റ് ചെയ്ത ശേഷം വീണ്ടും അ2 മുതൽ അ7 വരെയുള്ളവ റഫർ ചെയ്യുന്ന സെൽസ് സെലക്ട് ചെയ്യുക
ഇപ്പോൾ മെനു ബാറിലെ എഡിറ്റ് ക്ലിക് ചെയ്യുക
പിന്നീട് ഫിൽ ഉം സീരീസ് ഓപ്ഷനും ക്ലിക് ചെയ്യുക
അപ്പോൾ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു
സീരീസ് ടൈപ് എന്ന ഹെഡിഗിന് കീഴിലുള്ള ലിനിയർ ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക അത് ഡിഫാൾട്ട് ആയി സെലക്ടഡ് ആകുന്നില്ലങ്കിൽ
സ്റ്റാർട്ട് വാല്യൂ ഫീൽഡിൽ ആദ്യ സീരിയൽ നമ്പർ 1 ടൈപ് ചെയ്യുക
എൻഡ് വാല്യൂ ഫീൽഡിൽ അവസാന വാല്യൂ ആയി നമ്മൾ എൻറർ ചെയ്യുന്നതിനായി 6 കൊടുക്കുന്നു
ഇപ്പോൾ നമ്മൾ ഇക്രിമെൻറ് വാല്യൂ ആയി 1 സെറ്റ് ചെയ്തു ഓകെ ബട്ടണിൽ ക്ലിക് ചെയ്യുക
സെൽസിൽ സ്വയം തുടർച്ചയായ സീരിയൽ നമ്പേർസ് ഫിൽ ആയത് കാണാം
എല്ലാ സാഹചാര്യങ്ങളിലും ഫിൽ ടൂൾ സെല്ലുകൾ തമ്മിൽ ഒരു താത്കാലിക ബന്ധം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ
ഒരിക്കൽ അവ ഫിൽ ചെയ്തു കഴിഞ്ഞാൽ സെല്ലുകൾ തമ്മിൽ ഒരു പരസ്പര ബന്ധവും ഉണ്ടാകില്ല
ഫിൽ ടൂൾസ് കൂടാതെ സെലക്ഷൻ ലിസ്റ്റ്സ് എന്ന മറ്റൊരു സ്പീഡ് അപ് ടൂൾ കൂടിയുണ്ട് ഇത് ടെക്സ്റ്റിൽ മാത്രമുള്ള ഉപയോഗത്തിനായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു
നമ്മൾ ഇത് ഈ സീരീസിലെ പിന്നീടുള്ള ട്യൂട്ടോറിയൽസിൽ ചർച്ച ചെയ്യും
ഫിൽ ടൂൾസ് ആംപ് സെലക്ഷൻ ലിസ്റ്റ്സ് പഠിച്ച് കഴിഞ്ഞശേഷം ഷീറ്റുകൾക്കിടയിൽ എങ്ങനെയാണ് കണ്ടൻറ് ഷെയർ ചെയ്യുക എന്ന് പഠിക്കും
ഒരേ വിവരം ഒരേ സെല്ലിൽ മൾട്ടിപ്പിൽ ഷീറ്റ്സിൽ എൻറർ ചെയ്യുവാൻ കാൽക് യൂസർക്ക് അവസരം നല്കുന്നു
ഇതിൻറെ അർത്ഥം ഒരേ ലിസ്റ്റ് തന്നെ ഓരോ ഷീറ്റിലും ഓരോന്നായി എൻറർ ചെയ്യുന്നതിന് പകരം ഒരേ സമയം അത് എല്ലാ ഷീറ്റ്സിലും എൻറർ ചെയ്യുവാനാകും
personal finance trackerഓഡ്സ് ഫയലിൽ നമ്മുടെ മുഴുവൻ ഡേറ്റയും ഷീറ്റ് 1ലാണ്
ഇപ്പോൾ ഷീറ്റ് 1ൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഡേറ്റ ഷീറ്റ് 2ലും ഷീറ്റ് 3ലും കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു
അതിനായി നമ്മൾ മെനു ബാറിലെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
പിന്നീട് ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
ഇനി സെലക്ട്ൽ ക്ലിക് ചെയ്യുക
പ്രത്യക്ഷമാകുന്ന ഡയലോഗ് ബോക്സിൽ ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് നമ്മൾ ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 എന്നീ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുന്നു
പിന്നീട് ഒക് ബട്ടണിൽ ക്ലിക് ചെയ്യുക
ഇത് നമ്മളെ ഷീറ്റ് 1ലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നു
ഇപ്പോൾ നമുക്ക് ഷീറ്റ് 1ൽ കുറച്ച് ഡേറ്റ എൻറർ ചെയ്യാം
ഉദാഹരണമായി ഫ്12 റഫർ ചെയ്യുന്ന സെല്ലിൽ നമ്മൾ തിസ് വിൽ ബെ ഡിസ്പ്ലേയ്ഡ് ഓൺ മൾട്ടിപ്പിൾ sheetsഎന്ന് ടൈപ് ചെയ്യുന്നു
ഇപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി ഷീറ്റ് 2ഉം ഷീറ്റ് 3ഉം ടാബിൽ ക്ലിക് ചെയ്യുന്നു
ഈ ഓരോ ഷീറ്റ്സിലും ഫ്12 റഫർ ചെയ്യുന്ന സെൽസ് ഒരേ ഡേറ്റ ഉൾക്കൊള്ളുന്നതായി കാണാം
നമുക്ക് ഈ മാറ്റങ്ങൾ അണ്ഡുെ ചെയ്യാം
അടുത്തതായി സെൽസിലെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും ഉള്ള വിവിധ വഴികൾ നമ്മൾ പഠിക്കും
സെല്ലിൻറെ ഫോർമാറ്റിംഗ് ഒന്നും മാറ്റാതെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നതിനായി ഒരു സെൽ സെലക്ട് ചെയ്യുക
ഇൻപുട്ട് ലൈൻ ഫീൽഡിൽ സെല്ലിലെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം
ഇപ്പോൾ കീ ബോർഡിലെ ബാക് ഡൌൺ സ്പേസ് ബട്ടൺ അമർത്തുക
ഡേറ്റ ഡിലീറ്റഡ് ആയതായി കാണുന്നു
നമുക്ക് ഈ മാറ്റങ്ങൾ അണ്ഡു ചെയ്യാം
ഒരു സെല്ലിലെ ഡേറ്റ റീപ്ലേസ് ചെയ്യാൻ സെൽ സെലക്ട് ചെയ്ത് പഴയ ഡേറ്റക്ക് മുകളിലൂടെ ടൈപ് ചെയ്യുക
ഒറിജിനൽ ഫോർമാറ്റിംഗോട് കൂടി പുതിയ ഡേറ്റ അവശേഷിക്കുന്നു
നമുക്ക് ഈ മാറ്റങ്ങൾ അണ്ഡു ചെയ്യാം
ഒരു സെല്ലിലെ ഡേറ്റയുടെ ഒരു ഭാഗം മുഴുവൻ കണ്ടൻറും റിമൂവ് ചെയ്യാതെ മാറ്റുന്നതിനായി വെറുതെ സെല്ലിൽ ഡബിൾ ക്ലിക് ചെയ്യുക
ഇപ്പോൾ കഴ്സർ നാവിഗേറ്റ് ചെയ്ത്നിങ്ങളുടെ ആവശ്യാനുസരണം സെൽ എഡിറ്റ് ചെയ്യുവാൻ കഴിയും
ഈ മാറ്റങ്ങൾ അണ്ഡു ചെയ്യാം
ഇതോടെ ട്യൂട്ടോറിയലിൻറെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഫിൽ ടൂൾസും സെലക്ഷൻ ലിസ്റ്റ്സും ഉപയോഗിച്ചുള്ള സ്പീഡ് അപ് ചെയ്യൽ
ഷീറ്റുകൾ തമ്മിലുള്ള കണ്ടൻറ് ഷെയറിംഗ്
ഡേറ്റ നീക്കം ചെയ്യുന്നത് ഡേറ്റമാറ്റി വയ്ക്കുന്നത് ഡേറ്റയുടെ ഒരു ഭാഗം മാറ്റുന്നത്
താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക് ഷോപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ ടെസ്റ്റ് പാസാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടാക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്
ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെൻറ് ഓഫ് ഇൻഡ്യ
ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്